പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷ
മനസ്സു പറയുത്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ നമസ്ക്കാരം
എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കുവാൻ ഒരുവസരംകൂടി എനിയ്ക്ക് ലഭിച്ചിരിക്കുന്നു
എന്നെ സംബന്ധിച്ചിടത്തോളം മൻ കി ബാത് മനസ്സിലുള്ള കാര്യങ്ങളാണ്
ഇത് എന്റെ കർമ്മമണ്ഡലം അല്ല
ഞാൻ സ്വയമേവതന്നെ താങ്കളോട് സംവദിക്കാൻ വളരെ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു
ഭാരതത്തിലെ ഓരോ മുക്കിലുംമൂലയിലും മൻ കി ബാത് എന്ന പരിപാടിയിൽക്കൂടി ദേശവാസികളായ സാമാന്യജനങ്ങളുമായി ബന്ധപ്പെടാൻ എനിക്ക് കഴിയുന്നു
മൻ കി ബാത് വൈകുന്നേരങ്ങളിൽ 8 മണിയ്ക്ക് പ്രാദേശികഭാഷകളിൽ അവതരിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ ആകാശവാണിയോട് കടപ്പെട്ടിരിക്കുന്നു
ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരെല്ലാമാണോ കേൾക്കുന്നത് അവർ പിന്നീട് കത്തുകളായും ടെലഫോൺവഴിയും എന്റെ വൈബ്സൈറ്റുകളിൽക്കൂടിയും NarendraModiAppലൂടെയും തങ്ങളുടെ വികാരവിചാരങ്ങൾ എന്നിൽ എത്തിച്ചു കൊണ്ടിരിക്കുന്നു
അതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്
ഇവയിലെ ഒട്ടേറെ നിർദ്ദേശങ്ങൾ എന്റെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നുമുണ്ട്
ജനനന്മയ്ക്കായി സർക്കാരിനെ എത്രമാത്രം സജീവമാക്കാമോ ജനനന്മയ്ക്കായി എന്തെല്ലാം മുൻഗണനക്രമങ്ങൾ നൽകാമോ അതിലെല്ലാം നിങ്ങളുടെ ഇടപെടലുകൾ വളെരയേറെ പ്രയോജനപ്പെടുന്നു
നിങ്ങൾ കൂടുതൽ കൂടുതൽ കർമ്മോത്സുകരായി നിങ്ങളുടെ പങ്കാളിത്തംവഴി ജനാധിപത്യത്തെ മുന്നോട്ടു നയിക്കാൻ പ്രാപ്തരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു
വേനൽ കടുത്തുകൊണ്ടിരിക്കുന്നു
വെയിലിന്റെ കാഠിന്യം കുറച്ചു കുറയുമെന്ന് കരുതി
എന്നാൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്
ഒരുപക്ഷേ മഴക്കാലം തുടങ്ങുവാൻ ഒരാഴ്ച വൈകുമെന്നുള്ള വാർത്ത വരുന്നുണ്ട്
അതുകൊണ്ടുതന്നെ നമ്മുടെ ഉത്കണ്ഠയും കൂടി
ഏകദേശം രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വേനലിന്റെ ഭീകരമായ ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു
മൃഗങ്ങളായാലും പക്ഷികളായാലും മനുഷ്യരായാലും എല്ലാവരും വിഷമിക്കുന്നു
കാലാവസ്ഥാവ്യതിയാനം ഇത്തരം പ്രശ്നങ്ങളെ വർദ്ധിപ്പിക്കുന്നു
വനമേഖലയുടെ വിസ്തൃതി കുറഞ്ഞു
വൃക്ഷങ്ങൾ മുറിക്കപ്പെട്ടു
ഒരുവിധത്തിൽ പറഞ്ഞാൽ മനുഷ്യർതന്നെ പ്രകൃതിയെ നശിപ്പിച്ചിട്ട് സ്വയം വിനാശം വരുത്തിവയ്ക്കുന്നു
ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്
ലോകമെമ്പാടും പരിസ്ഥിതിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു
ഇപ്രാവശ്യം ഐക്യരാഷ്ട്രസഭ ലോക പരിസ്ഥിതി ദിനത്തിൽ സീറോ ടോളറൻസ് ഫോർ ഇല്ലേഗൽ വൈൽഡ് ലൈഫ് ട്രേഡ് നെ വിഷയമാക്കിയിരിക്കുന്നു
ഇത് സംബന്ധമായ ചർച്ചകൾ നടക്കും
എന്നാൽ വൃക്ഷലതാദികളെകുറിച്ചും നമുക്ക് ചിന്തിക്കണം
ജലസംഭരണത്തെക്കുറിച്ചും ചർച്ച ചെയ്യണം
നമ്മുടെ വനമേഖലയെ എങ്ങനെ സമ്പന്നമാക്കാം എതിനെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ടതുണ്ട്
കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തരാഖണ്ഡ് ഹിമാചൽപ്രദേശ് ജമ്മുകാശ്മീർ ഹിമാലയ താഴ്വരകൾ എന്നിവിടങ്ങളിലെ കാടുകൾ അഗ്നിക്കിരയായി
ഇക്കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും
കരിയിലകളും നമ്മുടെ അശ്രദ്ധയും കാട്ടുതീയുടെ മൂലകാരണങ്ങളാണ്
വനം സംരക്ഷിക്കണം ജലം സംരക്ഷിക്കണം
ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്
കഴിഞ്ഞ ദിവസങ്ങളിൽ വേനൽച്ചൂടിൽ കഷ്ടപ്പെടുന്ന 11 സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര ഛത്തീസ്ഗഢ് ജാർഖണ്ഡ് കർണ്ണാടക ആന്ധ്രാപ്രദേശ് തെലുങ്കാന ഒഡീഷ എിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി സംവദിക്കാനുള്ള അവസരം എനിയ്ക്ക് കിട്ടി
സാധാരണഗതിയിൽ ഈ വരൾച്ചബാധിത പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യോഗം വിളിച്ചുകൂട്ടിയാൽ മതിയായിരുന്നു
പക്ഷേ ഞാനങ്ങനെ ചെയ്തില്ല
പ്രത്യേകം പ്രത്യേകം യോഗങ്ങൾ വിളിച്ചുകൂട്ടി
ഓരോ ദേശക്കാർക്കുംവേണ്ടി ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറോളം ഞാൻ ചിലവിട്ടു
ഓരോ ദേശത്തിനും പറയാനുള്ളത് ശ്രദ്ധയോടെ കേട്ടു
സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെന്റ് എത്ര തുക അനുവദിച്ചുവെന്നും അതിൽ എത്രമാത്രം ചെലവാക്കപ്പെട്ടുവെന്നും മുമ്പെങ്ങും ഇതു സംബന്ധിച്ച് ഇത്രയും സൂക്ഷ്മമായ ഒരു ചർച്ച നടന്നിട്ടില്ല
പല പ്രദേശങ്ങളും ജലസംരക്ഷണം പരിസ്ഥിതി വരൾച്ച ലഘൂകരണം മൃഗസംരക്ഷണം എിവയ്ക്കുവേണ്ടിയും വരൾച്ചാബാധിതർക്കുവേണ്ടിയും ഒരുവിധത്തിൽ പറഞ്ഞാൽ മുഴുവൻ രാജ്യത്തിനുവേണ്ടിയും മികവുറ്റ പ്രവർത്തനം കാഴ്ചവച്ചു എന്ന വസ്തുത ഭാരതസർക്കാരിന്റെ അധികാരികളെപ്പോലും അമ്പരപ്പിക്കുന്ന ഒന്നായിരുന്നു
ഏതു പാർട്ടി ഭരിക്കുന്ന സർക്കാരായാലും ഇത്തരം പ്രശ്നങ്ങൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ശാശ്വത പരിഹാമാണ് വേണ്ടത്
എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പഠനാനുഭവംതെയായിരുന്നു
ഞാൻ നിതി ആയോഗിനോട് പറഞ്ഞു അതിൽനിന്നും നല്ല മാതൃകകൾ സ്വായത്തമാക്കിക്കൊണ്ട് അത് മറ്റു സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന്
ചില സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും ആന്ധ്ര ഗുജറാത്ത് തുടങ്ങിയവ സാങ്കേതികവിദ്യ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്
ഇനി സംസ്ഥാനങ്ങളുടെ സഫലമായ പരീക്ഷണങ്ങൾ നിതി ആയോഗ് മുഖേന മറ്റ് പ്രദേശങ്ങളിലും എത്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു
ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ജനപങ്കാളിത്തം വിജയത്തിന്റെ വലിയ ഒരു അടിസ്ഥാനഘടകമാണ്
ഒരുപക്ഷേ സമഗ്രമായ ആസൂത്രണം ഉണ്ടെങ്കിൽ ഉചിതമായ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമയപരിധിക്കുള്ളിൽ വ്യവസ്ഥകൾ പൂർത്തീകരിച്ചാൽ ഗണ്യമായ മാറ്റം ഉണ്ടാക്കാൻ കഴിയും
അങ്ങിനെ ഞാൻ വിശ്വസിക്കുന്നു
വരൾച്ചാ നിവാരണത്തിന് ജലസംരക്ഷണത്തിന് ഓരോ തുള്ളി ജലവും സംരക്ഷിക്കുന്നതിനുവേണ്ടി എന്തെന്നാൽ ഞാൻ എല്ലായ്പ്പോഴും വിശ്വസിക്കുന്നു ജലം ഈശ്വരൻ കനിഞ്ഞു നൽകിയ പ്രസാദമാണ്
നമ്മൾ അമ്പലങ്ങളിൽ പോകുന്നു
പ്രസാദം കിട്ടുമ്പോൾ അതിൽ നിന്ന് കുറച്ചു താഴെ പോയാൽ നമ്മുടെ മനസ്സിന് ക്ഷോഭം ഉണ്ടാകും
അതെടുത്തുകൊണ്ട് 5 പ്രാവശ്യമെങ്കിലും ഈശ്വരനോട് മാപ്പു ചോദിക്കുന്നു
ജലവും ഈശ്വരന്റെ പ്രസാദമായി കരുതി ഓരോ തുള്ളിയും നഷ്ടപ്പെടുമ്പോൾ നാം വേദനിക്കണം
ജലസംഭരണം മഹത്തായ ഒരു കാര്യമാണ്
ജലസംരക്ഷണവും അങ്ങിനെതന്നെ
ജലസേചനവും മഹത്വപൂർണമാണ്
അതുകൊണ്ടാണ് പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് മൈക്രോ ഇറിഗേഷൻ ഓരോ തുള്ളിയിലും കൂടുതൽ വിളവ് സൂക്ഷ്മ ജലസേചനം തുടങ്ങിയവ ശ്രദ്ധേയമാണ്
പല സംസ്ഥാനങ്ങളിലും നമ്മുടെ കരിമ്പു കർഷകർ സൂക്ഷ്മജലസേചനം പ്രയോജനപ്പെടുത്തുന്നു
ചിലർ ഡ്രിപ് ഇറിഗേഷൻ ഉപയോഗപ്പെടുത്തുന്നു
വേറൊരു കൂട്ടർ സ്പ്രിംഗ്ലർ ഉപയോഗപ്പെടുത്തുന്നു
ഇതൊരു നല്ല കാര്യമാണ്
ചില സംസ്ഥാനങ്ങൾ ധാന്യകൃഷി നെൽകൃഷി എന്നിവ ചെയ്യുന്നവരും ഡ്രിപ് ഇറിഗേഷൻ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നു
അക്കാര്യംകൊണ്ടുതന്നെ നല്ല വിളവ് ലഭിക്കുന്നു
ജലസംരക്ഷണം നടക്കുന്നു
കൂലി കുറച്ചു മതി
ഈ സ്ഥലങ്ങളിൽനിന്നും ഞാൻ കേട്ടത് ചില പ്രദേശങ്ങൾ വലിയ വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽകണ്ടുകൊണ്ട് നീങ്ങുന്നു
പ്രത്യേകിച്ചും മഹാരാഷ്ട്രയും ആന്ധ്രയും ഗുജറാത്തും
ഈ മൂന്നു സംസ്ഥാനങ്ങളും ഡ്രിപ് ഇറിഗേഷൻ പ്രയോജനപ്പെടുത്തി
ഓരോ വർഷവും രണ്ടും മൂന്നും ലക്ഷം ഹെക്ടർ ഭൂമി അധികമായി മൈക്രോ ഇറിഗേഷനിൽ ഉൾപ്പെടുത്താനാണ് അവരുടെ ലക്ഷ്യം
എല്ലാ സംസ്ഥാനങ്ങളും ഈ പദ്ധതികൾ പ്രയോജനപ്പെടുത്തിയാൽ കൃഷി ലാഭകരമാകും
ജലം സംരക്ഷിക്കാൻ കഴിയും
നമ്മുടെ തെലുങ്കാനയിലെ സഹോദരങ്ങൾ മിഷൻ ഭാഗീരഥിയിൽക്കൂടി ഗോദാവരി കൃഷ്ണ തുടങ്ങിയ നദികളിലെ ജലം ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചു
ആന്ധ്രാപ്രദേശ് നീരു പ്രഗതി മിഷൻ ജലസംരക്ഷണ പദ്ധതിയിലും ഈ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി
ഗ്രൌണ്ട് വാട്ടർ റീചാർജ്ജിനുവേണ്ടിയും പ്രയത്നിച്ചു
മഹാരാഷ്ട്രയിലെ ജനകീയ മുന്നേറ്റത്തിൽ ജനങ്ങൾ കൂടുതൽ പ്രയത്നിക്കുകയും പണം ചെലവഴിക്കുകയും ചെയ്യുന്നു
ജലസംരക്ഷണപദ്ധതി സത്യം പറഞ്ഞാൽ ഈ ഒരു മുന്നേറ്റം മഹാരാഷ്ട്രയെ ഭാവിയിൽ ഉണ്ടാകുന്ന വിഷമതകളിൽനിന്ന് കരകയറാൻ ഏറെ സഹായകമാകുമെന്ന് ഞാൻ കരുതുന്നു
ഛത്തീസ്ഗഢ് ലോക് സുരാജ് ജൽ സുരാജ് അഭിയാൻ നടപ്പിലാക്കിയിുണ്ട്
മധ്യപ്രദേശ് ബൽറാം താലാബ് യോജനയിൽ ഏകദേശം 22000 കുളങ്ങൾ ഉൾപ്പെടുത്തി
ഇതൊരു ചെറിയ കണക്കല്ല
അവരുടെ കപിൽ ധാരാ കൂപ് യോജന എടുത്തു പറയേണ്ടതാണ്
ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രിയുടെ ജലസംരക്ഷണ പദ്ധതി കർണാടകയിലെ കല്യാണി പദ്ധതിവഴി കിണറുകളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള കാര്യപരിപാടികൾ എന്നിവയ്ക്കും തുടക്കം കുറിച്ചുകഴിഞ്ഞു
രാജസ്ഥാനിലും ഗുജറാത്തിലും ധാരാളം പഴയ പൊട്ടക്കുളങ്ങൾ ഉണ്ട്
അവയെ ജലക്ഷേത്രം എന്ന രീതിയിൽ പുനർജ്ജീവിപ്പിച്ചു
രാജസ്ഥാനിൽ മുഖ്യമന്ത്രി ജലസ്വാവലംബൻ അഭിയാൻ എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കി
ജാർഖണ്ഡ് ഒരു വനപ്രദേശമാണ്
എന്നാൽ ചില പ്രദേശങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാണ്
അവർ ചെക്ക്ഡാം പദ്ധതി നടപ്പിൽവരുത്തി
അവർക്ക് ജലസംരക്ഷണമായിരുന്നു ലക്ഷ്യം
ചില സംസ്ഥാനങ്ങളിൽ ചെറിയ ചെറിയ അണകൾ നിർമ്മിച്ച് 10ഉം 20ഉം കിലോമീറ്ററോളം ജലം സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കി
ഇത് നല്ലൊരു അനുഭവമാണ്
ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർവരെ കിട്ടുന്ന മഴയുടെ ഒരു തുള്ളി ജലംപോലും നഷ്ടപ്പെടുത്തരുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു
ജലസംരക്ഷണത്തിനുള്ള സ്ഥലം എന്തായിരിക്കണമെന്നും എങ്ങിനെയായിരിക്കണമെന്നും ഇപ്പോഴേ നാം ചിന്തിക്കണം
നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈശ്വരൻ ജലം പ്രദാനം ചെയ്തിട്ടുണ്ട്
പ്രകൃതി നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്
ധാരാളം ജലം കണ്ടിട്ട് നമ്മൾ അശ്രദ്ധരാകുകയും മഴക്കാലം കഴിയുമ്പോൾ നമ്മൾ ജലം കിട്ടാതെ വിഷമിക്കുകയും ചെയ്യും
എത്രനാൾ ഇങ്ങനെ കഴിയും
ഇത് കൃഷിക്കാരുടെ വിഷയം മാത്രമല്ല ഗ്രാമീണർ പാവപ്പെട്ടവർ കൂലിക്കാർ കൃഷിക്കാർ നഗരവാസികൾ ധനാഢ്യർ ഇവരെല്ലാം നേരിടുന്ന വിഷയമാണ്
മഴക്കാലം വരുന്നു
ജലത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക
അങ്ങനെയാണെങ്കിൽ ഇക്കൊല്ലം ദീപാവലി ആഘോഷിക്കുന്ന വേളയിൽ നമ്മൾ എത്രമാത്രം വെള്ളം സംഭരിച്ചു എന്നോർത്ത് നമുക്ക് ആഹ്ലാദിക്കാം
നമ്മൾ എത്രമാത്രം ക്ഷീണിച്ചാലും മുഖത്ത് കുറച്ചു വെള്ളം തളിച്ചാൽ നമുക്ക് പഴയ ഊർജ്ജം വീണ്ടുകിട്ടും
അതാണ് ജലത്തിന്റെ ശക്തി
നമ്മൾ എത്രമാത്രം ക്ഷീണിച്ചാലും തടാകങ്ങളും സമുദ്രവും കാണുമ്പോൾ നമുടെ മനസ്സ് വിശാലമാകുന്നു
ഇതെല്ലാം ഈശ്വരൻ കനിഞ്ഞുതന്ന അമൂല്യഖനികളാണ്
മനസ്സുകൊണ്ട് അതുമായി താദാത്മ്യം പ്രാപിക്കാൻ കഴിയണം
ജലം സംരക്ഷിക്കണം ആധുനികരീതിയിലുള്ള ജലസേചനം നടത്തണം
ഈ മഴക്കാലം നാം പാഴാക്കിക്കളയരുത്
വരുന്ന നാലു മാസക്കാലം ഓരോ തുള്ളി ജലവും സംരക്ഷിച്ച് മാറ്റിവയ്ക്കുക
ഇത് സർക്കാരിന്റെ മാത്രമോ രാഷ്ട്രീയ നേതാക്കളുടെ മാത്രമോ കാര്യമല്ല
സാധാരണ ജനങ്ങളുടെയും കാര്യമാണ്
കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ ജലലഭ്യതയുടെ പ്രയാസങ്ങളെ കുറിച്ചായിരുന്നു പറഞ്ഞുവച്ചത്
മാധ്യമങ്ങൾ ജലസംരക്ഷണത്തിനായുള്ള മാർഗ്ഗദർശനങ്ങൾ നൽകട്ടെ അതിനായുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകട്ടെ
ജലക്ഷാമം പരിഹരിക്കുതിനുള്ള മാർഗ്ഗങ്ങളിൽ മാധ്യമങ്ങളും പങ്കാളികളാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു
ഞാൻ അവരെ അതിനായി ക്ഷണിക്കുകയും ചെയ്യുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ നമുക്ക് നവഭാരതം കെട്ടിപ്പടുക്കണം
ഒരു സുതാര്യ ഭാരതം ഉണ്ടാക്കണം
നമ്മുടെ പദ്ധതികൾ ഭാരതത്തിന്റെ എല്ലാ കോണുകളിലും സമാനരൂപത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതെ എത്തിക്കണം
നമ്മുടെ പഴയ മനോഭാവങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണം
നിങ്ങൾ എന്നെ സഹായിച്ചാൽ നമുക്ക് ആ ദിശയിലേക്ക് വിജയപൂർവ്വം മുന്നേറാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു
ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു
നമുക്ക് അറിയാവുന്നതാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുമുണ്ട് നാണയങ്ങളും നോട്ടുകളും ഇല്ലാതിരുന്ന കാലത്ത് ബാർട്ടർ സമ്പ്രദായം നിലനിന്നിരുന്നുവെന്ന്
അതായത് പച്ചക്കറികളാണ് ആവശ്യമെങ്കിൽ അതിനു പകരമായി ഗോതമ്പ് നൽകണം
ഉപ്പ് വേണമെങ്കിൽ അതിനു പകരമായി പച്ചക്കറികൾ നൽകണം
സാധനസാമഗ്രികളുടെ കൈമാറ്റവ്യവസ്ഥയിലൂടെയായിരുന്നു വാണിജ്യ ഇടപാടുകൾ നടത്തിയിരുന്നത്
ആ സ്ഥാനത്ത് പതിയെ പതിയെ പലതരം മുദ്രണങ്ങൾ വന്നുതുടങ്ങി
നാണയങ്ങളും നോട്ടുകളും തുട്ടുകളും വരാൻ തുടങ്ങി
എന്നാൽ ഇന്ന് സാഹചര്യങ്ങൾ പൂർണ്ണമായും മാറിമറിഞ്ഞിരിക്കുന്നു
ലോകം ഒന്നടങ്കം പണമില്ലാ സമൂഹമായി കാഷ്ലെസ് സൊസൈറ്റി മുേന്നറുന്ന കാഴ്ചയാണ് കാണുന്നത്
ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയിലൂടെ ലോകത്തെവിടെനിന്നും പണം അയയ്ക്കുവാനും കൈപ്പറ്റുവാനും സാധ്യമാണ്
മാത്രമല്ല ഏതൊരു സാധനവും ആവശ്യപ്പെടുവാനും ലഭ്യമാക്കുവാനും ബിൽ അടയ്ക്കുവാനും കഴിയുന്ന സ്ഥിതി കൈവന്നിരിക്കുകയാണ്
മാത്രമല്ല പേഴ്സിലെ പണം കളവുപോവുമെന്ന വേവലാതിയുമില്ല
എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിന് ഓട്ടോമാറ്റിക് സംവിധാനം ആയിക്കഴിഞ്ഞു
തുടക്കത്തിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേയ്ക്കാം
എന്നാൽ ഒരു പ്രാവശ്യം പരിചിതമായിക്കഴിഞ്ഞാൽ ഈ സംവിധാനങ്ങൾ വളരെ എളുപ്പമുള്ളതായിമാറും
ഇതുകൊണ്ടുള്ള നേട്ടം പലതാണ്
പ്രധാനമന്ത്രി ജൻധൻ യോജന അഭിയാൻ അതിവേഗം മുന്നോട്ടുകൊണ്ടുപോകുക മാത്രമല്ല രാജ്യത്തെ ഏതാണ്ട് എല്ലാ കുടുംബങ്ങൾക്കും ബാങ്ക് അക്കൌണ്ട് തുറക്കാനുമായി
മറ്റൊന്ന് എല്ലാവർക്കും ആധാർ നമ്പറുമായിട്ടുണ്ട്
മൊബൈലാണെങ്കിൽ രാജ്യത്തെ എല്ലാ സാധാരണക്കാരിലും സാധാരണക്കാരുടെയും കൈകളിൽ എത്തിക്കഴിഞ്ഞു
അതുകൊണ്ടുതന്നെ ജൻധനും ആധാറും മൊബൈലും ചേർന്ന് ജാം j
ഒത്തൊരുമിക്കുമ്പോൾ നമുക്ക് പണമില്ലാസമൂഹമെന്ന നിലയിലേയ്ക്ക് മുേന്നറാനാകും
നിങ്ങൾ ഒരുപക്ഷേ കണ്ടിരിക്കാം
ജൻധൻ അക്കൌണ്ടിനൊപ്പം രൂപയ് കാർഡ് നൽകി കഴിഞ്ഞിട്ടുണ്ട്
വരുംദിനങ്ങളിൽ ഈ കാർഡ് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് എന്നീ നിലകളിൽ പ്രയോജനപ്പെടുത്താനാകും
മാത്രമല്ല ഈയിടെ വളരെ ചെറിയ ഒരു ഉപകരണം നമ്മുടെ ഇടയിലേയ്ക്ക് എത്തിയിരിക്കുകയാണ്
അതറിയപ്പെടുന്നത്
പോയിന്റ് ഓഫ് സാലെ p
പോസ് അതിന്റെ സഹായത്തോടെ താങ്കളുടെ ആധാർ നമ്പറോ രൂപയ് കാർഡോ ഉപയോഗിച്ച് ആർക്കുവേണമെങ്കിലും പണം ഇടപാടു നടത്തുവാൻ സാധിക്കും
പോക്കറ്റിൽ നിന്ന് പണം എടുക്കുകയോ എണ്ണുകയോ യാതൊന്നിന്റെയും ആവശ്യം വരുകയില്ല
മാത്രമല്ല എവിടെയും പണവുമായി പോകേണ്ടതായും വരില്ല
കേന്ദ്ര ഗവൺമെന്റ് മുൻകൈയെടുത്തതിലൊന്ന് POSലൂടെ സുതാര്യമായ രീതിയിൽ പണമിടപാട് എങ്ങിനെ നടത്താമെന്നതിലാണ്
മറ്റൊരു സുപ്രധാനമായ കാര്യംകൂടി കേന്ദ്ര ഗവൺമെന്റ് തുടങ്ങിക്കഴിഞ്ഞു
അതാണ് ബാങ്ക് ഓൺ മൊബൈൽ യൂണിവേഴ്സൽ പേയ്മെന്റ് ഇന്റർഫേസ് ബാങ്കിങ് ട്രാൻസാക്ഷൻ യുപി ഇതുവഴി സ്ഥിരം സമ്പ്രദായങ്ങൾക്ക് മാറ്റം വരുത്തുവാനുമാകും
താങ്കളുടെ മൊബൈൽ ഫോണിലൂടെ മോണി ട്രാൻസാക്ഷൻ പണമിടപാട് എത് വളരെയേറെ എളുപ്പമാകും
സന്തോഷകരമായ ഒരു വസ്തുതയാണ് എൻപിസിഐ ഉം ബാങ്കും ഇതിനെ മൊബൈൽ App ലൂടെ തുടക്കം കുറിക്കുവാനുള്ള ശ്രമത്തിലാണ്
ഒരുപക്ഷേ ഇത് എളുപ്പത്തിൽ സാധ്യമാവുകയാണെങ്കിൽ രൂപയ് കാർഡ്സ് എല്ലായ്പ്പോഴും ഒപ്പംകൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല
നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് ഒന്നേകാൽ ലക്ഷം ബാങ്കിംഗ് കറസ്പോണ്ടന്റുമാരായി യുവാക്കളെ നിയോഗിച്ചു കഴിഞ്ഞു
മാത്രമല്ല പോസ്റ്റോഫീസുകളെയും ബാങ്കിംഗ് സേവനങ്ങൾക്കായി സജീവമാക്കിയിട്ടുണ്ട്
ഞാൻ സൂചിപ്പിച്ച ബാങ്കിംഗ് സംവിധാനങ്ങളെ ഉപയോഗിക്കുവാൻ പഠിക്കുകയാണെങ്കിൽ അത് ഒരു ശീലമാക്കി മാറ്റിയാൽ നമുക്ക് പിന്നെ കറൻസിയുടെ ആവശ്യംതന്നെ ഉണ്ടാവില്ല
നോട്ടുകെട്ടുകളുടെ ആവശ്യമുണ്ടാവില്ല
പൈസയ്ക്ക് ആവശ്യമുണ്ടാവില്ല
പണമിടപാടുകൾ നമുക്ക് സ്വയം ചെയ്യുവാനാകും
മാത്രമല്ല ഇടപാടുകളിൽ തികഞ്ഞ സുതാര്യതതന്നെയുണ്ടാകും
നിയമവിരുദ്ധ ഇടപാടുകൾ എേന്നയ്ക്കുമായി നിലയ്ക്കും
കള്ളപ്പണത്തിന്റെ സ്വാധീനം നന്നേ കുറയും
അതുകൊണ്ട് എന്റെ ദേശവാസികളേ എന്റെ ആഗ്രഹമാണ് നമുക്ക് ഇതു തുടങ്ങാം
ഒരു പ്രാവശ്യം ആരംഭിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മുന്നേറാനാവും
ഇന്നേക്ക് പത്തിരുപത് വർഷങ്ങൾക്കു മുമ്പ് നമ്മളാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകുമോ ഇത്രയേറെ മൊബൈൽ നമ്മുടെയൊക്കെ കൈകളിൽ ഉണ്ടാകുമെന്ന്
വളരെ സാവകാശം മൊബൈലും നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമായി മാറി
ഇന്ന് അതിനെക്കൂടാതെ ജീവിക്കുക അസാധ്യമാണ്
അപ്രകാരം പണമില്ലാ സമൂഹമായി മാറട്ടെ
കാലവിളംബം കൂടാതെ അത് സംഭവിക്കുമെങ്കിൽ നന്നായേനെ
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ പലപ്പോഴും ഒളിമ്പിക്സ് മത്സരം വരുമ്പോഴോ കളി തുടങ്ങിക്കഴിയുമ്പോഴോ ഒക്കെ നാം തല പുണ്ണാക്കാറുണ്ട്
നാം സ്വർണ്ണ മെഡലിന് വളരെ പിന്നിലാകും
വെള്ളി കിട്ടിയെങ്കിലായി
ഓട് കൊണ്ട് അവസാനം തൃപ്തിപ്പെടേണ്ടിവരും
എന്നാൽ കായികരംഗത്ത് നമ്മുടെ മുന്നിൽ വളരെയേറെ വെല്ലുവിളികൾ ഉണ്ടെന്നത് ശരിതന്നെ
പക്ഷേ ദേശം മുഴുവൻ അതിനുള്ള അന്തരീക്ഷം ഒരുക്കേണ്ടതുണ്ട്
അതിന് നാം എല്ലാവരും സജ്ജരാകണം
റിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോകുന്ന നമ്മുടെ കായികതാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഓരോരുത്തരും അവരവരുടെ രീതിയിൽ ആത്മവീര്യവും ഉത്സാഹവും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്
നമുക്ക് ഏവർക്കും പങ്കാളികളാകാം
ചിലർക്ക് പ്രോത്സാഹനഗീതം രചിക്കാം മറ്റു ചിലർക്ക് ഗെയിംസ് കാർട്ടൂൺ വരയ്ക്കാം
വേറെ ചിലർക്ക് ആശംസാസന്ദേശം ചമയ്ക്കാം
ഇനിയും ചിലർക്ക് കായികമായി പ്രോത്സാഹനം നൽകുകയും ആവാം
എന്തുമാകട്ടെ എങ്ങിനെയുമാകട്ടെ നമ്മുടെ കായികതാരങ്ങൾക്കുവേണ്ടി രാജ്യം മുഴുവനും ഉത്സാഹനിർഭരമായ ഒരു ആവേശജ്വരം പടർത്തുന്ന അന്തരീക്ഷം ഒരുക്കാം
ഫലം എന്തുതെന്നയുമാകട്ടെ മത്സരം മത്സരം തന്നെ
ജയമോ പരാജയമോ ആകട്ടെ മെഡൽ കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ എന്നാൽ ആവേശോജ്ജ്വലമായ ഒരു അന്തരീക്ഷം ആവശ്യമാണ്
ഞാൻ നിങ്ങളോട് ഇത് പറയുമ്പോൾ തന്നെ നമുടെ കായികമന്ത്രി ശ്രീ
സർബാനന്ദ് സോനോവാൾ എന്റെ മനസിനെ തൊട്ടുണർത്തിയ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്
കഴിഞ്ഞ ഒരാഴ്ചക്കാലം നാമെല്ലാവരും തിരഞ്ഞെടുപ്പ് ഫലം എന്താകും പ്രത്യേകിച്ച് അസമിൽ ഫലം എന്താകും എന്ന ചിന്തയിൽ വ്യാകുലരായിരുന്നു
സർബാനന്ദ് സോനോവാൾജി സ്വയമേവ അസം തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുകയായിരുന്നു
മാത്രമല്ല അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടിയായിരുന്നു
ഇതൊക്കെയാണെങ്കിലും അദ്ദേഹം കേന്ദ്ര സർക്കാറിൽ കായികമന്ത്രിയെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വത്തിലുമായിരുന്നു
എന്നാൽ ഇതിനിടിയിൽ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ അദ്ദേഹം കാണിച്ച കാര്യക്ഷമത അത്യന്തം സന്തോഷത്തിന് ഇട നൽകുന്ന കാര്യമാണ്
അസം തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ മറ്റാരെയും അറിയിക്കാതെ അദ്ദേഹം പഞ്ചാബിലെ പട്യാലയിൽ എത്തിച്ചേർന്നു
നേതാജി സുഭാഷ് നാഷണൽ ഇൻസ്റ്റിട്യൂട്ട് ഓഫ് സ്പോർട്സ് എൻഐഎസ്ൽ ഒളിമ്പിക്സ് മത്സരത്തിന് പോകുന്ന കായിക താരങ്ങളുടെ പരിശീലനം അവിടെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കും അറിയുമല്ലോ
എല്ലാ കായിക താരങ്ങളും അവിടെയുണ്ട്
ആരേയും അറിയിക്കാതെ കായിക മന്ത്രി എത്തിയെന്നത് കായിക ലോകത്തെ ഏല്ലാവരെയും അത്ഭുതപ്പെടുത്തി
ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെയൊരു മന്ത്രി എത്തുമെന്നാരും പ്രതീക്ഷിച്ചതുമില്ല
കായിക താരങ്ങൾക്ക് വേണ്ട സൌകര്യങ്ങൾ അവരുടെ ഭക്ഷണ കാര്യങ്ങൾ ആവശ്യത്തിന് പോഷകാഹാരം ലഭിച്ചിട്ടുണ്ടോ അവർക്ക് ആവശ്യത്തിന് പരിശീലകരുണ്ടോ പരിശീലനത്തിന് വേണ്ട മെഷീനുകൾ യഥാവിധി പ്രവർത്തന ക്ഷമമാണോ എന്നു വേണ്ട വളരെ ചെറിയ കാര്യങ്ങൾ പോലും കടുകിട വിടാതെ സൂക്ഷ്മമായി അദ്ദേഹം നിരീക്ഷിച്ചു
ഓരോ കായിക താരത്തിന്റെയും കിടപ്പ് മുറികൾ അദ്ദേഹം സന്ദർശിച്ചു
കായിക താരങ്ങൾ ഓരോരുത്തരോടും ഒറ്റയ്ക്കും കൂട്ടായും സംസാരിച്ചു
സ്പോർട്സ് മാനേജ്മെന്റിനോടും പരീശീലകരോടും വെവ്വേറെ സംവദിച്ചു
മാത്രമല്ല കായിക താരങ്ങളോടൊപ്പം ഭക്ഷണവും കഴിച്ചു
തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കേ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനിരിക്കേ ഇവയൊക്കെയുണ്ടായിട്ടും എന്റെ ഒരു സഹപ്രവർത്തകൻ കായിക മന്ത്രി എന്ന നിലയിൽ കാണിച്ച ഉത്തരവാദിത്തബോധം എന്നെ വളരെയധികം സന്തുഷ്ടനാക്കി
നാം ഓരോരുത്തരും ഇത്തരത്തിൽ കായിക രംഗത്തിന്റെ മഹത്വം മനസ്സിലാക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്
കായിക രംഗത്തുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ കായിക താരങ്ങൾക്ക് പ്രോത്സാഹനമേകുക ഇത്തരം കാര്യങ്ങൾ ഓരോരുത്തർക്കും വലിയ ആത്മവീര്യവും ശക്തിയുമാണ് നൽകുന്നത്
നമ്മുടെ കളിക്കാർക്ക് മനസിലാകും 125 കോടി ജനങ്ങളും അവർക്ക് ഒപ്പമുണ്ടെ്
എങ്കിൽ അവരുടെ ഉത്സാഹം വർദ്ധിക്കുക തന്നെ ചെയ്യും
പ്രിയപ്പെട്ട ദേശവാസികളെ കഴിഞ്ഞവർഷം ഞാൻ ഫിഫ അണ്ടർ17 വേൾഡ് കപ്പിന്റെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു
എനിക്ക് പലതരത്തിലുളള നിർദ്ദേശങ്ങളും രാജ്യമൊട്ടാകെ നിന്നും ലഭിച്ചിരുന്നു
മാത്രമല്ല ഇക്കാലത്ത് ഞാൻ കണ്ടത് ഫുട്ബോളിന്റെ ഒരു അന്തരീക്ഷം രാജ്യത്തുടനീളം അലയടിക്കുന്നതായിട്ടാണ്
പലരും മുൻകൈയെടുത്ത് തങ്ങളുടെ ടീം തന്നെ ഉണ്ടാക്കികൊണ്ടിരിക്കുകയാണ്
വളരെയേറെപേർ ചേർന്ന് കളിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ രാജ്യത്തെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് യുവാക്കൾക്കിടയിൽ കായിക മേഖലയോട് അത്യധികം താൽപര്യമുണ്ടായിട്ടുണ്ട്
ഞാൻ എന്റെ സ്വന്തം അനുഭവംകൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്
ക്രിക്കറ്റിൽ ഭാരതജനതയുടെ അതിയായ താൽപര്യം നാം കണ്ടിട്ടുണ്ട്
എന്നാൽ ഫുട്ബോളിലും അത്ര തന്നെ താൽപര്യം ഉണ്ടെന്നുളളത് ഏറെ സന്തോഷകരമാണ്
അവർ സ്വയം വിപുലവും ഭാസുരവുമായ ഒരു ഭാവിയിലേയ്ക്കാണ് വിരൽ ചൂണ്ടുന്നത്
അതുകൊണ്ട് റിയോ ഒളിമ്പിക്സിന് വേണ്ടി മാത്രമല്ല നമ്മുടെ എല്ലാ കായികതാരങ്ങളെയും ഇഷ്ടപ്പെട്ട് നാം സന്തോഷത്തിന്റെയും ഉത്സാഹത്തിന്റെയും അന്തരീക്ഷമാണ് വരുന്ന നാളുകളിൽ ഒരുക്കേണ്ടത്
ഓരോന്നിനെയും ജയാപചയങ്ങളുടെ ഉരകല്ലിൽ ഉരയ്ക്കാതെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ ഭാരതം ലോകത്തിന് മുന്നിൽ സ്വന്തം മുദ്ര ചാർത്തണം
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളോടുളള അപേക്ഷയായി കരുതി നമ്മുടെ കായിക രംഗത്തെ സുഹൃത്തുക്കൾക്കായി ഉത്സാഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു അന്തരീക്ഷം ഒരുക്കാൻ നമുക്കൊരുമിക്കാം
എന്റെ പ്രിയദേശവാസികളെ കഴിഞ്ഞ എട്ടുപത്ത് ദിവസങ്ങളിലായി പലയിടത്തുനിന്നും നല്ല റിസൾട്ടുകൾ വന്നുകൊണ്ടിരുക്കുകയാണ്
ഞാൻ തിരഞ്ഞെടുപ്പിലെ റിസൾട്ടിന്റെ കാര്യമല്ല പറയുന്നത്
വർഷം മുഴുവൻ കഠിനാദ്ധ്വാനം ചെയ്ത് 10ഉം 12ഉം ക്ലാസ്സുകളിൽ പരീക്ഷയെഴുതിയ വിദ്യാർത്ഥികളുടെ റിസൾട്ടുകൾ ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്
നമ്മുടെ പെൺകുട്ടികൾ ശക്തമായ പ്രകടനമാണ് കാഴ്ചവച്ചുകൊണ്ടിരിക്കുന്നത്
ഇത് അത്യന്തം സന്തോഷകരമായ കാര്യമാണ്
ഈ പരിശ്രമത്തിൽ വിജയം നേടിയ എല്ലാപേർക്കും എന്റെ ശുഭാശംസകൾ
ഞാൻ ഏവർക്കും മംഗളം നേരുന്നു
വിജയം നേടാൻ സാധിക്കാതെ വന്നവരോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് ജീവിതത്തിൽ ചെയ്യുവാൻ വളരെയേറെയുണ്ട്
ഒരുപക്ഷേ നാമാഗ്രഹിച്ച ഫലം ഉണ്ടായില്ലെങ്കിൽ പോലും ജീവിതം ഒരിടത്തും വഴിമുട്ടി നിൽക്കില്ല
ആത്മവിശ്വാസത്തോടെ ജീവിക്കണം
വിശ്വാസത്തോടെ മുേറണം
വിജയം ഏവർക്കും സുനിശ്ചിതമാണ്
എന്നാൽ ഒരു വലിയ പുതിയ രീതിയിലുളള പ്രശ്നം എന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്
ഞാൻ ഇതുവരെ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുപോലുമില്ലായിരുന്നു
എന്നാൽ എന്റെ മൈ ജി
ഡോട്ടിന്നിൽ ഇമെയിൽ വപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്
മധ്യപ്രദേശിലെ ഒരു മിസ്റ്റർ ഗൌരവ് ഗൌരവ് പട്ടേൽ അദ്ദേഹം തന്റെ ഒരു വലിയ ബുദ്ധിമുട്ട് എന്റെ മുമ്പിൽ അവതരിപ്പിച്ചു
ഗൌരവ് പട്ടേൽ പറയുന്നത് മദ്ധ്യപ്രദേശിലെ ബോർഡ് പരീക്ഷയിൽ തനിക്ക് 89
33 ശതമാനം ലഭിച്ചു
എന്നാൽ ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി കൊളളാം
ഇത് എത്ര സന്തോഷകരമായ കാര്യമാണ്
എന്നാൽ അദ്ദേഹം തന്റെ ദുഖത്തിന്റെ കഥപറയുകാണ് പിന്നെ
ഗൌരവ് പട്ടേൽ പറയുന്നു സാർ 89
33 ശതമാനം മാർക്ക് വാങ്ങി ഞാൻ വീട്ടിലെത്തിയപ്പോൾ വിചാരിച്ചു എല്ലായിടത്തുനിന്നും അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും ലഭിക്കുമെന്ന്
എന്നാൽ ഞാൻ അത്ഭുതപ്പെട്ടുപ്പോയി
വീട്ടിലെല്ലാവരും എന്നോട് പറഞ്ഞു 4 മാർക്ക് കൂടി കിട്ടിയിരുന്നുവെങ്കിൽ നിനക്ക് 90 ശതമാനമാകുമായിരുന്നല്ലോ
അതായത് എന്റെ കുടുംബം എന്റെ സുഹൃത്തുക്കൾ എന്റെ അധ്യാപകർ ആരും തന്നെ എന്റെ 89
33 ശതമാനം മാർക്കിൽ സന്തുഷ്ടരായിരുന്നില്ല
എല്ലാവരും എന്നോട് പറയുന്നുണ്ടായിരുന്നു 4 മാർക്കിന്റെ കുറവിൽ എന്റെ 90 ശതമാനം നഷ്ടപ്പെട്ടെന്ന്
ഇപ്പോൾ എനിക്ക് മനസിലാകുന്നില്ല ഇങ്ങനെയൊരു സ്ഥിതിവിശേഷം ഞാനെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ജീവിതത്തിൽ ഇത് മാത്രമാണോ എല്ലാം
ഞാൻ ചെയ്തത് നന്നായിരുന്നില്ലേ
ഞാൻ അല്പം കുറഞ്ഞുപോയോ
എന്തെന്ന് അറിയില്ല എന്റെ മനസ്സിൽ ഒരു ഭാരംകയറ്റിവച്ചതുപോലെ അനുഭവപ്പെട്ടു
ഗൌരവ് നിങ്ങളുടെ കത്ത് ഞാൻ ശ്രദ്ധാപൂർവ്വം വായിച്ചു
എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ ഈ വേദന നിങ്ങളുടെത് മാത്രമല്ല
നിങ്ങളെപ്പോലെ ലക്ഷകണക്കിന് കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെയുംകൂടിയാണ്
കാരണം ഇങ്ങനെ ഒരു അന്തരീക്ഷമാണ് സംജാതമായിട്ടുളളത്
സംഭവിച്ചതിനെക്കുറിച്ച് സന്തോഷിക്കുന്നതിന് പകരം അതിൽ അതൃപ്തി കണ്ടെത്തുക എന്നത് നിഷേധാത്മകതയുടെ മറ്റൊരു രൂപമാണ്
എല്ലാ കാര്യങ്ങളിലും അതൃപ്തി കണ്ടെത്തിക്കൊണ്ട് നമുക്ക് സമൂഹത്തെ സംതൃപ്തിയുടെയും സമാധാനത്തിന്റെ ദിശയിലേക്ക് നയിക്കാനാവുമോ
താങ്കളുടെ ബന്ധുക്കളും സഹായികളും സുഹൃത്തുക്കളും ഈ 89
33 ശതമാനത്തിനെ പ്രശംസിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ
എങ്കിൽ താങ്കൾക്ക് സ്വയമേ കൂടുതൽ എന്തെങ്കിലും ചെയ്യുന്നതിന് പ്രേരണ ലഭിച്ചേനെ
ഞാൻ രക്ഷകർത്താക്കളോട് ചുറ്റുമുളള മറ്റുളളവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്
റിസൾട്ടുമായി വരുന്ന നിങ്ങളുടെ കുട്ടികളെ സ്വീകരിക്കുക സ്വാഗതം ചെയ്യുക
അവരോട് സന്തോഷം പ്രകടിപ്പിക്കുക
അവരെ ഇനിയും മുന്നോട്ടുപോകാൻ പ്രോത്സാഹിപ്പിക്കുക
അല്ല എങ്കിൽ സംഭവിച്ചേയ്ക്കാവുന്നത് ഇതായിരിക്കും
100 ശതമാനം ലഭിച്ചതിന് ശേഷവും നിങ്ങൾ പറയും 100 ശതമാനം കൊണ്ട് എന്ത് കാര്യം എന്നാലും നീ കുറച്ചുകൂടി ചെയ്തിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്നു പറയുന്ന കാലവും വേന്നയ്ക്കാം
അതുകൊണ്ട് എല്ലാത്തിനും ഒരുപരിധിയൊക്കെവേണം
എനിക്ക് ജോധ്പൂരിൽ നിന്നും സന്തോഷ് ഗിരി ഗോസ്വാമി അദ്ദേഹവും എഴുതിയിരിക്കുന്നത് ഏതാണ്ട് ഇതേ വിഷയം തെന്നയാണ്
അദ്ദേഹം പറയുന്നു എന്റെ അയൽപക്കത്തുളള ആൾക്കാർ ഞങ്ങളുടെ ഫലം അംഗീകരിക്കുന്നില്ല
അവർ പറയുന്നത് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ചെയ്തിരുന്നുവെങ്കിൽ നന്നായിരുന്നേനെ എന്നാണ്
കുറച്ചുകൂടി മെച്ചപ്പെട്ടിരുന്നെങ്കിൽ എനിക്ക് കവിത മുഴുവൻ ഓർമ്മയില്ല എന്നാലും വളരെ മുമ്പ് ഞാൻ വായിച്ച ഏതോ ഒരു കവി എഴുതിയിരുന്നു ജീവിതത്തിന്റെ കാൻവാസിൽ ഞാൻ വേദനയുടെ ചിത്രം വരച്ചു
അതൊരു പ്രദർശനത്തിൽ വച്ചപ്പോൾ ഒരുപാട് പേർ കാണാൻ വന്നു
എല്ലാവരും പറഞ്ഞു
ടച്ച്അപ്പ് വേണം
ചിലർ പറഞ്ഞു നീലയ്ക്ക് പകരം മഞ്ഞയായിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന്
ചിലർ പറഞ്ഞു ഈ രേഖ ഇവിടെ ഇടുന്നതിനു പകരം അവിടെയായിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു
അതിരിക്കട്ടെ എന്റെ ഈ വേദനയുടെ ചിത്രം കണ്ടിട്ട് ഒന്ന് രണ്ട് പേരെങ്കിലും കണ്ണുനീർ പൊഴിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു
ഈ കവിതയുടെ വാക്കുകൾ ഇത് തന്നെയായിരുന്നോ എന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല
വളരെ മുമ്പുളള കവിതയാണ്
എന്നാൽ അതിന്റെ ആശയം ഇതുതന്നെ ആയിരുന്നു
ആ ചിത്രത്തിൽ നിന്നും ആർക്കും അതിലെ വേദന മനസ്സിലായില്ല
എല്ലാവരും ടച്ചപ്പിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്
ശ്രീ സന്തോഷ് ഗിരിജി താങ്കളുടെ ചിന്തയും അതുപോലെ തന്നെയാണ്
എത്ര ഗൌരവമുളളതാണിത്
താങ്കളെപ്പോലെ കോടിക്കണക്കിന് വിദ്യാർത്ഥികളും ഇത് പോലെ തന്നെയാണ്
ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിൽ താങ്കളിൽ സാമർത്ഥ്യമുണ്ടാകുന്നു
ഞാൻ താങ്കളോട് ഇത്രമാത്രം പറയാൻ ആഗ്രഹിക്കുന്നു
താങ്കൾ ഇങ്ങനെയൊരു അവസ്ഥയിൽ സന്തുലനം നഷ്ടപ്പെടുത്തരുത്
ഓരോത്തരും ആവശ്യങ്ങൾ പ്രകടിപ്പിക്കുന്നു
അത് കേട്ടുകൊണ്ടിരിക്കുക
എന്നാൽ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയും കുറച്ചു കൂടുതൽ ഭംഗിയായി നിറവേറ്റുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക
എന്നാൽ നമുക്ക് ലഭ്യമായതിൽ തൃപ്തരായില്ല എങ്കിൽ പുതിയ ലക്ഷ്യം ഒരിക്കലും പൂർത്തികരിക്കാനാവില്ല
വിജയത്തിന്റെ ബലവത്തായ അടിത്തറ തന്നെയാണ് വലിയ വിജയങ്ങൾക്ക് അടിസ്ഥാനമാകുന്നത്
വിജയത്തിൽ നിന്ന് ഉടലെടുത്ത അതൃപ്തി വിജയത്തിന്റെ ചവിട്ടുപടികളാകുന്നില്ല
പിന്നെയോ അത് തോൽവിയുടെ ഉറപ്പായിത്തീരുന്നു
അതുകൊണ്ട് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കിട്ടിയ വിജയത്തെ ഉരുവിട്ടുകൊണ്ടിരിക്കുക
അതിൽ നിന്നു തന്നെ പുതിയ വിജയത്തിനുളള സാധ്യതകൾ ഉടലെടുക്കും
എന്നാൽ ഞാൻ ഇക്കാര്യങ്ങളാണ് കൂടുതലായി അയൽവക്കത്തുളളവരോടും മാതാപിതാക്കളോടും സുഹൃത്തുകളോടുമായി പറയാൻ ആഗ്രഹിക്കുന്നത്
നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെമേൽ ദയവായി നിങ്ങളുടെ ആഗ്രഹങ്ങൾ അടിച്ചേൽപ്പിക്കാതിരിക്കുക
സുഹൃത്തുക്കൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ പരാജയപ്പെട്ടാൽ ആ ജീവിതം അവിടെ നിലച്ചു പോകുമോ
ഒരാളെ എപ്പോഴെങ്കിലും പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിയില്ലെങ്കിൽ അയാൾ സ്പോർട്സിൽ വളരെ മുമ്പിലായി എന്നു വരാം
സംഗീതത്തിൽ മുന്നിലായി എന്ന് വരാം
കലയിലും കരകൌശലത്തിലും മുന്നോട്ടുവന്ന എന്നു വരാം
വ്യാപാരത്തിൽ മുന്നിലെത്തിയെന്നു വരാം
ഈശ്വരൻ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സിദ്ധികൾ നൽകിയിട്ടുണ്ടാവും
അത് മാത്രം മതി
നിങ്ങൾ നിങ്ങളുടെ ഉളളിലെ ശക്തി തിരിച്ചറിയുക
അതിൽ ഊന്നൽ നൽകുക
അത് ജീവിതത്തിൽ എല്ലായിടത്തും സംഭവിക്കുന്നു
നിങ്ങൾ സന്തൂർ എന്ന വാദ്യോപകരണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും
സന്തൂർ വാദ്യോപകരണം കശ്മീർ താഴ്വരയിൽ നാടോടി സംഗീതവുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു
എന്നാൽ പണ്ഡിറ്റ് ശിവകുമാർ എന്നൊരാൾ അതിൽ കൈവച്ചു
അതിനെ ലോകത്തിലെ തന്നെ മഹത്തായ വാദ്യോപകരണമായി തീർത്തു
ഷെഹനായി നമ്മുടെ സംഗീത ലോകത്താകമാനം വളരെ പരിമിതമായ ഇടങ്ങളിലെ ഉണ്ടായിരുന്നുളളൂ
കൂടുതലായും മഹാരാജാക്കാൻമാരുടെ ദർബാറുകളിൽ അതിന്റെ കവാടത്തിലായിരുന്നു അതിന് ഇടം കിട്ടിയിരുന്നത്
എന്നാൽ ഉസ്താദ് ബിസ്മില്ലാഖാൻ ഷെഹനായിൽ കൈവച്ചപ്പോൾ അത് ലോകാത്തരമായ വാദ്യോപകരണമായി മാറി
അതിന് പ്രത്യേക ഐഡന്റിറ്റി തന്നെ ഉണ്ടായി
അതുകൊണ്ട് നിങ്ങളുടെ പക്കൽ എന്തുണ്ട് എങ്ങനെയുണ്ട് എന്ന ചിന്ത വെടിയുക
അതിൽ നിങ്ങൾ മുഴുകുക
മുഴുകി ചേരുക
അതിന് ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും
പ്രിയപ്പെട്ട എന്റെ ദേശവാസികളെ ചിലപ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട് നമ്മുടെ ദരിദ്ര കുടംബങ്ങൾക്കും ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ചിലവാകുന്ന തുക അവരുടെ ജീവിതത്തിന്റെ പാളങ്ങളുടെ സമനില തെറ്റിക്കാറുള്ളത്
രോഗിയാവാതിരിക്കാൻ ചിലവ് വളരെ കുറവാണെന്നുളളത് ശരി തന്നെയാണ്
എന്നാൽ രോഗം വന്നാൽ ആരോഗ്യം വീണ്ടെടുക്കാനുളള ചിലവ് വളരെ കൂടുതലാണ്
നമുക്ക് രോഗം വരാതിരിക്കുകയും കുടുംബത്തിന് സാമ്പത്തിക ഭാരം ഉണ്ടാക്കുകയും ചെയ്യാത്ത ഒരു ജീവിതം എന്തുകൊണ്ട് ആയിക്കൂടാ
ഒരു കാര്യം ശുചിത്വം രോഗത്തിൽ നിുളള മോചനത്തിന് ഏറ്റവും വലിയ അടിസ്ഥാന ഘടകമാണ്
ദരിദ്രനെ ആർക്കെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ അത് ശുചിത്വത്തിനുമാത്രമാണ്
മറ്റൊന്ന് ഞാൻ തുടർച്ചയായി പറയാനാഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് യോഗയെക്കുറിച്ചാണ്
ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമാണ്
ലോകത്ത് മുഴുവനും തന്നെ യോഗയോട് ഒരു പ്രത്യേക മമത വന്നിട്ടുണ്ട്
ആദരവും വിശ്വാസവും അതിൻമേലുണ്ട്
ലോകം ഇതിനെ സ്വീകരിച്ചു കഴിഞ്ഞു
നമുക്ക് നമ്മുടെ പൂർവ്വികർ തന്ന അപൂർവ്വ സമ്പത്താണിത്
ആ സമ്മാനമാണ് നാം ലോകത്തിന് നൽകിയിക്കുത്
പിരിമുറുക്കത്തിൽ അടിപ്പെട്ട ലോകത്തിന് സന്തുലിതജീവിതം നയിക്കാനുളള ശക്തി യോഗ പ്രദാനം ചെയ്യുന്നു
മുൻകരുതലാണ് ചികിത്സയെക്കാൾ പ്രധാനം
യോഗയുമായി ബന്ധപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിൽ അരോഗ്യമാണ് മുഖ്യം
സമചിത്തരായിരിക്കുക ഉറച്ച ഇച്ഛാശക്തിയ്ക്ക് ഉടമയായിരിക്കുക
അതുല്യമായ ആത്മവിശ്വാസം നിറഞ്ഞ ജീവിതം നയിക്കുക എല്ലാ കാര്യങ്ങളിലും ഏകാഗ്രത ഉണ്ടാവുക തുടങ്ങിയ സ്വാഭാവികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുു
ജൂൺ 21 യോഗാദിനം
ഇത് വെറുമൊരു സൂചനാദിനമല്ല
ഇതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കണം
ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും അതിന് ഇടമുണ്ടായിരിക്കണം
ഓരോ വ്യക്തിയും തന്റെ ജീവിതചര്യയിൽ 2025 മിനിറ്റ് അല്ലങ്കിൽ 30 മിനിറ്റ് യോഗയ്ക്കായി ചിലവഴിക്കണം
ഇതിനായി ജൂൺ 21 യോഗ ദിനം നമുക്ക് പ്രചോദനം ഏകുന്നു
ചിലപ്പോഴെങ്കിലും സാമൂഹികമായ ഒരന്തരീക്ഷം വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുളള കാരണമായി ഭവിക്കുന്നു
ഞാൻ ആശിക്കുന്നു ജൂൺ 21 ന് നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ മുൻകൈയെടുക്കുമെന്ന്
ഇനിയൊരു മാസം കൂടിയുണ്ട്
നിങ്ങൾ ഭാരത സർക്കാറിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക
യോഗയുടെ ഇത്തവണത്തെ സിലബസ് അതിലുണ്ട്
ഏതെല്ലാം ആസനമുറകൾ അനുഷ്ഠിക്കണം എങ്ങനെ അനുഷ്ഠിക്കണം എന്നെല്ലാം അതിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്
അത് നോക്കുക
അത് അനുവർത്തിക്കുക
നിങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ നിങ്ങളുടെ പട്ടണത്തിൽ ഗ്രാമങ്ങളിൽ നിങ്ങളുടെ സ്കൂളിൽ സ്ഥാപനങ്ങളിൽ വേണ്ടിവന്നാൽ ഓഫീസിൽ പോലും അത് അനുവർത്തിക്കുക
ഇപ്പോൾ മുതൽ ഒരു മാസം തുടങ്ങുക എന്നിട്ട് നോക്കുക
നിങ്ങൾ ജൂൺ 21ന് ഇതിൽ പങ്കാളിയായിരിക്കും
ഞാൻ പലയിടത്തും വായിച്ചിട്ടുണ്ട്
പല ഓഫീസുകളിലും പതിവായി പ്രഭാതത്തിൽ വന്നാലുടൻ സമൂഹയോഗയും പ്രണായാമവും അനുഷ്ഠിച്ചുവരുന്നുണ്ടെന്ന്
അങ്ങനെയുളള ഇടത്ത് ഓഫീസിന്റെ മുഴുവൻ കാര്യക്ഷമതയും വർദ്ധിക്കുന്നു
ഓഫീസിന്റെ മുഴുവൻ സംസ്കാരവും മാറുന്നു
ചുറ്റുപാടു തന്നെ മാറുന്നു
ജൂൺ 21 നമുക്ക് നമുടെ ജീവിതത്തിൽ യോഗയെ വരവേൽക്കാനായി ഉപയോഗപ്പെടുത്താനാകുമോ നമുടെ സാമൂഹ്യ ജീവിതത്തിൽ യോഗയെ ഉപയോഗിക്കാനാകുമോ നമ്മുടെ പരിസര പ്രദേശത്ത് യോഗയെ വരവേൽക്കാനും ഉപയോഗിക്കാനുമാകുമോ
ഞാൻ ഇത്തവണ ചണ്ഡിഗഡിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ട്
ജൂൺ 21 ന് ചണ്ഡിഗഡിലെ ആൾക്കാരുമൊത്ത് ഞാനും യോഗ ചെയ്യുന്നുണ്ട്
നിങ്ങളും അന്നേദിവസം തീർച്ചയായും പങ്ക് ചേരണം
ലോകം മുഴുവനും ആ ദിവസം യോഗ അനുഷ്ഠിക്കുകയാണ്
നിങ്ങൾ ഒരു കാരണവശാലും പിന്നോട്ടു വലിയരുതെന്നാണ് എന്റെ ആഗ്രഹം
നിങ്ങൾ ഓരോരുത്തരും ആരോഗ്യവാൻമാരായിരിക്കേണ്ടത് ഭാരതത്തെ ആരോഗ്യമുളളതാക്കി തീർക്കുതിന് അത്യന്താപേക്ഷിതമാണ്
പ്രീയപ്പെട്ട എന്റെ ദേശവാസികളെ മൻ കി ബാത്ത് എന്ന ഈ പരിപാടിയിലൂടെ ഞാൻ നിരന്തരം നിങ്ങളുമായി ബന്ധപ്പെട്ടു കൊണ്ടിരിക്കുന്നു
വളരെ മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു മൊബൈൽ നമ്പർ നൽകിയിരുന്നു
അതിൽ മിസിഡ് കോൾ ചെയ്ത് നിങ്ങൾക്ക് മൻ കി ബാത്ത് കേൾക്കാൻ കഴിയുമായിരുന്നു
എന്നാൽ അത് കൂടുതൽ ലളിതമാക്കിയിട്ടുണ്ട്
ഇനിയും മൻ കി ബാത്ത് കേൾക്കുന്നതിന് നിങ്ങൾക്ക് ഇപ്പോൾ കേവലം നാലക്കങ്ങൾ മാത്രം മതി
അതുവഴി മിസ്ഡ് കോൾ ചെയ്ത് മൻ കി ബാത്ത് ശ്രവിക്കാൻ കഴിയും
ആ നാല് അക്ക നമ്പർ ഇതാണ
് 1922 ഈ നമ്പരിൽ മിസ്ഡ് കോൾ ചെയ്താൽ നിങ്ങൾ എവിടെയായാലും എപ്പോഴായാലും ഏത് ഭാഷയിലും നിങ്ങൾക്ക് മൻ കി ബാത്ത് കേൾക്കാൻ കഴിയും
പ്രിയപ്പെട്ട എന്റെ ദേശവാസികളെ നിങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടി എന്റെ നമസ്കാരം
ഞാൻ പറഞ്ഞ ജലത്തിന്റെ കാര്യം മറക്കരുത്
ഓർമ്മക്കില്ലേ ശരി നന്ദി നമസ്കാരം